ആ ഇത് ഷംനാഥാണ് ഞാൻ പിന്നെ വിളിച്ചതേ നമ്മള്പ്പ ഈ കാൽപ്പന്തിൻ്റെ മാമാങ്കൊക്കെ നടന്നോണ്ടിരിക്കണെ ആ സാഹചര്യല്ലെത്പ്പോ വേൾഡ് കപ്പൊക്കെ ലോകക്കപ്പൊക്കെ നടന്നോണ്ടിരിക്കല്ലെ

അപ്പൊ ഇത്രേം തോനെ ഈ കാൽപ്പന്തിന് ആരാധകരുണ്ടാകാൻ കാരണെന്താ ഈ കളിക്ക് മാത്രെ ഇത്രേം തോനെ ആൾക്കാര് ആരാധകര്

അത് പ്രത്യേകിച്ച് കാരണൊന്നില്ല പക്ഷെ ഇതില് പ്രത്യേകൊരു വികാരാണ് ഈ ഫുട്ബാൾന്ന്ള്ളത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും കളിക്ക്ണൊരു കളിന്ന്ള്ളത് ഫുട്ബോൾ മാത്രാണ്

വേ ഞാനൊന്ന് ചോദിക്കട്ടാ ഈ നമ്മള് ഇപ്പള് ഈ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലല്ല ഇന്ത്യയിലല്ലാത്ത സ്ഥ രാജ്യങ്ങളില് തന്നെ ഇപ്പൊ ശ്രീലങ്കായിക്കോട്ടെ ഓസ്‌ട്രേലിയായിക്കോട്ടെ ഇംഗ്ലണ്ടായിക്കോട്ടെ ഇങ്ങനെയുള്ള കൊറേ രാജ്യങ്ങൾല് ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റ് പോലെയുള്ള കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനും വേ ഇതിനും ഈ ലോകക്കപ്പ് എന്നുള്ള പേരില് ഏ ഒരുപ്രത്യേക പ്രശസ്ത്രി പത്രവും അതെ പോലെ തന്നെ സമ്മാനവും നൽകപ്പെടുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും ഇതിനൊക്കെ മറികടന്ന് ഈ കാൽപ്പന്ത് കളി ഇത്രയും വലിയ രീതിയിൽ ആജ് ഏ ആഘോഷിക്കാൻ കാരണെന്താ ഏ മെയിൻ കാരണെന്തോയ്ച്ചാല് ആൾക്കാർക്ക് ഏറ്റവും കൂ ഏറ്റവും കൂടുതല് ഇഷ്ട്ടള്ള കളിയും കൂടുതൽ ഫാൻ ബൈസുള്ള കളി പ്ലേ ഏതാ കളി ഏതാന്ന് വെച്ചാല് ക്രി ഇത് തന്നെയാണ്

അപ്പാൾക്കാർക്ക് ഇഷ്ടള്ളത്‌ ആൾക്കാര് കാണുന്നു ക്രിക്കറ്റിന് ഫാൻസില്ലാന്നല്ല പറഞ്ഞത് പക്ഷെ ആൾക്കാര് കൊറവാണ് ആ അപ്പൊ ഈ അപ്പൊ ഇതൊക്കെയൊരു ആരാധകരുടെ സാഹചര്യത്തിനനുസരിച്ചാവും ലെ ഇത് കേരളത്തില് ഇപ്പൊ കേരളം നമ്മളെ ഇന്ത്യയില് നോക്കാണെങ്കില് കേരളത്തില് ഫുട്ബാളാണെങ്കിൽ

ഇ വാക്കിള്ള സംസ്ഥാനങ്ങളിൽ ക്രിക്കെറ്റാ ആണെന്ന് തോന്നുന്നു ആ അതന്നെ ഫുട്‍ബോളാണ് നമുക്ക് മെയിന് ലോ ലോകത്തന്നെ ഏറ്റോം മെയിൻ ഏറ്റോം അറിയപ്പെട്ണത് ഫുട്‌ബോളല്ലെ ഇപ്പൊ ഈ വേൾഡ്ക്കപ്പി തന്നെ എത്ര രാജ്യങ്ങളാണ് മത്സരിക്ക്ണത് എന്നിട്ട് ക്വാളിഫൈ ആ യോഗ്യത കിട്ടാത്ത എത്ര രാജ്യങ്ങള്ണ്ട്

പൊറത്തായിട്ടുണ്ട് അങ്ങനെയാണ് മൈനായിട്ട് ഫുഡ്‌ബോളാണ്

ഏ നമ്മള് മൈനായിട്ടിപ്പൊ ഇന്ത്യയില് കേരളാണ് കേരളാണ് ഈ വിഷയത്തില് മുന്നില് നിക്ക്ണത് നമുക്കറിയാം എവ്ടെ എവ്ടെ എവ്ടൊക്കെയാണ് ഫ്ലെക്സുകൾ നടക്ക്ണത് എത്ര തരങ്ങൾലാണ്

ആ ആ അപ്പൊ ഇതിന് ഇത്രേം ആരവം കൂടാൻ കാരണം അതെന്താന്ന് വെച്ചാല് അതിന്റെ ആരാധകര് തന്നെയാണ് ഇപ്പം അൻ ഞമ്മക്കറിയാ പ്പൊ ഒരു നാട്ടില് എന്തായാലും ഒരു ടീമിൻ്റെ ഫ്ളക്സ് ണ്ടാവും അത്പ്പങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ

ഇപ്പൊ എന്താണ് ഇപ്പൊ ഫ്ളക്സ് വെക്കലൊര് മത്സരായിട്ത്ത്ക്കാണ് ആൾക്കാര് ഇങ്ങളെ നാട്ടിലുല്ലെ

ഈ മാസൊരു ഫുട്ബോൾ ലഹരിയാണ് അത് നല്ലൊരു ക നല്ലൊരു നല്ലതന്നെയാണ് ഇപ്പം മറഡോണന്റൊര്ത്ണ്ടല്ലോ ഏ ഏ മദ്യലഹരി മറ്റേ മറ്റേ ഇതില്ലേ

മയക്കുമരുന്നിനെതിരെ ഫുട്‌ബോൾ ലഹരീന്ന് പറഞ്ഞിട്ടൊര്

അത് അദ്ദേഹം നൽകിയൊരു വലിയ സംഭാവനയാണ് ലോകത്തിന് കൊടുത്തൊരു അദ്ദേഹത്തിൻ്റെ കരിയറ് ഫുട്‌ബോൾ കരിയറൊക്കെ നഷ്ട്ടപ്പെടാൻ കാരണം അദ്ദേഹം മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നുള്ളതാണ്

ഇതൊക്കൊരു കളി സംബന്ധമായിട്ട്ള്ള ആരാധന മൂത്ത്ട്ടാല്ലേ ഇതിൻ്റെ ഈ ആഴമേറുന്നത് ഓരോ കളികൾക്കും ആയമേറുന്നത്

ഉം അതന്നെ ഫുട്‌ബോൾ കളിയാവുമ്പൊ പിന്നെ ആ ലഹരിയില്ണ്ടാവൊള്ളു ഇപ്പോലത് മറ്റേ മയക്കുമരുന്ന്ന്ന്

ആ ആ ആ അതല്ല അപ്പൊ ഈ നമുക്ക് ഈ ചട്ടിപ്പന്ത് അതല്ലങ്കില് ഈ കുട്ടീങ്കോലൊക്കൊരു വേൾഡ് ലെവൽല് ഈ ലോകക്കപ്പ് അങ്ങൻത്തെ രീതീല് ഏ നമ്മക്ക് കൊണ്ട് വരാൻ സാധിക്കോ ആ അത് പറഞ്ഞിട്ട് കാര്യല്ല അത്പ്പെല്ലാ രാജ്യങ്ങളിലും ഈ കളി ഇണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് വേൾഡ് ഫേമസ് വേൾഡ് വൈഡ് ഫേമസ് ആയൊരു കളിയാണല്ലോ ഫുട്‌ബോൾ അതോണ്ടാണിങ്ങനെ ആ അതല്ല ഈ ചട്ടിപ്പന്ത് എന്ന്ള്ള നമ്മള് കേരളത്തില് കൊച്ച് കേരളത്തില് മാത്രം ചുരുക്കപ്പെട്ട സാധനം നമുക്ക് ഇനി ഈ ലോകം മൊത്തായിട്ട് ഇതിന് ഇതിൻ്റെ സന്ദേശറിയിക്കാന് അല്ലെങ്കി ഇതൊന്ന് എത്തിക്കാന്

ഈ ഞമ്മക്ക് എന്ത് സാഹചര്യമുണ്ടോ ഈ കളി ഞമ്മള്പ്പെന്ത് പറ ഞമ്മള്പ്പൊ രണ്ടാക്കാര് കൾച്ചിട്ട് ഈ ലോ വേൾഡ് വൈടൊന്നു ആവൂല ഏ ഉം ആ അപ്പെ അപ്പെ ഇതിന് ഒരു സാധ്യതയില്ല ഈ ചെ ചെറിയേ ചെറിയ കളികളായ കബഡി അല്ലെങ്കി ചട്ടിപ്പന്ത് ഈ കുട്ടീം കോലും അയിനൊന്നും തീരെ സാ ഒരു സാഹചര്യല്ലലെ അതെ സാഹചര്യണ്ടൊന്ന് ചോയിച്ചാല് എല്ലാ രാജ്യങ്ങൾലും ഇങ്ങനൊര് കളിയിണ്ട് ഇത് നമ്മളെ ഈ ഇനിക്ക് തോന്നുന്നത് കുഴി ഈ ചട്ടിങ്കോലൊക്കെ നമ്മളെ കേരളത്തിൻ്റെ അല്ലെങ്കി ഇന്ത്യൻ്റെക്കെന്തേക്കാരം കൾച്ചറൽ ബാക്ഗ്രൗണ്ടില് കളിയാവാനാണ് ചാൻസ്

അപ്പൊ ഇനീപ്പോ ഫുഡ്ബോളൊക്കെ എങ്ങനെ തൊടങ്ങിയത് പണ്ട് ഇംഗ്ളീഷാരും അങ്ങനെ തുടങ്ങിയ ഒരു കളിയാണല്ലോ ലോകത്തറിയപ്പെട്ടു വരുവാണെങ്കിൽ ഒരു സാധ്യതയില്ലായില്ല ഇന്ന് പറയാം

ആ എന്നാ ശെരി ഞാനിതൊക്കൊന്നു അറിയാൻ വേണ്ടിട്ട് വുളിച്ചതാ